ഇത് ഒരു ഭക്ഷണ വിഭവശാല ആണ് ഈ വിഭവ ശാലയുടെ പേര് തവ ഫാമിലി റെസ്റ്റോറൻറ് എന്നാണ് ഈ ചിത്രം രാത്രിക്കാണ് കാണിച്ചിരിക്കുന്നത് ഈ റെസ്--

വണ്ടികൾ എന്ന കാറ് ബൈക്ക് സ്കൂട്ടർ എന്ന കുറെ വണ്ടികൾ ഉണ്ട്.

പുറത്ത് ഒരു ഷിഫ്റ്റ് കാർ കാണിക്കുന്നുണ്ട് ആ കാറിന്റെ നിറം വെള്ള നിറമാണ് ഇവിടെ വേറെ കുറെ തൂണുകൾ ഉണ്ട് ആ തൂണുകളുടെ നിറം വെള്ളയും കാപ്പിയും ആണ്.

ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത് ഈ പെട്രോൾ സ്റ്റേഷനിൽ മുറ്റത്ത് മഹാലക്ഷ്മി എന്ന ബസ്സും ഒരു മഞ്ഞ കളറുള്ള ട്രക്ക് കാണാം.

വേറെ കുറെ ഡ്രസ്സുകളും കുട്ടികൾക്കുള്ള പാവാടകളും ഇവിടെ വച്ചിട്ടുണ്ട്.

ഇതിൻ്റെ സൈഡിൽ രണ്ട് ആൾക്കാർ നിൽക്കുന്നതും കാണാം ഒരു പച്ച നിറത്തിലുള്ളൊരു ബോക്സും വേറെ കുറെ സാധനങ്ങൾ ഇവിടെ--

നടുക്കത്തെ ഷെൽഫിൽ കൊറേ മഞ്ഞപ്പെട്ടികളും മുകളത്തെ ഷെൽഫിൽ കൊറേ വല്യ പെട്ടികളും അടുക്കി വെച്ചിരിക്കുന്നത് കാണാം.

പഴയ കൊറെ വസ്തുക്കൾ അടിക്കി അടിക്കി വെച്ചിരിക്കുന്നത് കാണാം.

അവരുടെ ബാക്കിൽ തന്നെ ഒരു നീലയും കറുപ്പും നിറത്തിലുള്ളൊരു സൈക്കിളും അതിന്റെ അപ്പുറത്ത് വെള്ള നിറത്തിലുള്ളൊരു ബസ്സും കാണാം.

ഇവിടെ ഒരു കേക്ക് ഷോപ്പ് കാണാം ഈ കേക്ക് ഷോപ്പിന്റെ പേര് കേക്കറി ഹൌസ് എന്നാണ് ഈ കേക്കറി ഹൗസിന്റെ പുറത്ത്--

ഒരു ആൾ ഒരു ഷർട്ടും ഒരു വെള്ള പാന്റും ഇട്ടു നിൽക്കുന്നത് കാണാം കേക്ക് ഷോപ്പിന്റെ ഉള്ളിൽ പല നിറത്തിലുള്ള ഒരു ബലൂൺകൾ ഉണ്ട്.

മുമ്പിൽ തന്നെ ഓറഞ്ച് ഷർട്ടിട്ട താടിയുള്ള ഒരു മനുഷ്യനെ കാണാം.

ഇവിടെ വലിയൊരു സാധനം കാണാം ആ സാധനം നല്ല നിറത്തിലുള്ള തുണികൾ ചുറ്റി കൊണ്ടിരിക്കുകയാണ്.

ഇവിടെ ഒരു ഗ്യാസ് സെന്ററുകൾ കാണാം ഈ സെന്ററിന്റെ പേര് ഇന്ത്യൻ--

ഇവടെ കൊറേ പേർ ആഘോഷങ്ങൾ ആഘോഷിക്കുന്നത് കാണാം ഒരു പെൺകുട്ടി ചുവന്ന സാരിയുടുത്ത് പോപ്പർ പൊട്ടിച്ച് ആ പോപ്പറിലൂടെ മഞ്ഞപ്പൊടി വരുന്നത് കാണാം.

ഇവിടെ ഒരു ബാർബർ ഷോപ്പാണ് കാണിച്ചിരിക്കുന്നത് മുടി വെട്ടുകാരൻ മഞ്ഞ ഷർട്ട് ആണ് ഇട്ടിരിക്കുന്നത് അതിന്റെ തൊട്ട് മുകളിൽ വെള്ള എ_സി ആണ് കാണിച്ചിരിക്കുന്നത്.

ഈ വാതിലിൽ എഴുതിയിരിക്കുന്നത് ജനറൽ ആശുപത്രി കാസർഗോഡ് എന്നാണ് ഇത് മൊത്തം നീല കളറിലാണ് അതിന്റെ തൊട്ടപ്പുറത്തു തന്നെ മഞ്ഞനിറത്തിൽ ഉള്ള ഒരു നിരത്തും ഉണ്ട്.

ഇവിടെ ഒരു വീടിൻറെ മുറ്റമാണ് കാണിച്ചിരിക്കുന്നത് വീടിൻറെ സിറ്റൗട്ടിൽ നല്ല നിറത്തിലുള്ള ടൈൽസ് ആണ് വെച്ചിരിക്കുന്നത്.

ഇവിടെ ഞങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സൂര്യാസ്തമയം കാണാം ഈ സൂര്യാസ്തമയത്തിന്റെ ഇപ്പുറത്ത് തന്നെ കുറേ വൾ കേബിൾ വള്ളികളും അതിന് തൊട്ടിപ്പുറത്ത് നെറ്റ് ടവറും കാണാം.

ടെ ഷെൽഫുകളിൽ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്.

തൊട്ടപ്പുറത്ത് തന്നെ ഒരു മരവും നല്ല വീ--

ഒരു ചെറിയൊരു വീട് പോലത്തെ ഒരു നെരത്തും കാണാം.

അതിന്റെ സൈഡിൽ തന്നെ കുറച്ചു കുറ്റിക്കുറ്റി ചെടികളും വലിയ മരങ്ങളും കാണാവുന്നതാണ്.

അതിന് തൊട്ട് മുകളിൽ രണ്ട് കണ്ണാടികളും അതിൻ്റെ ഇപ്പറത്ത് ഒരു മനുഷ്യൻ ഫോൺ വിളിക്കുന്നതും കാണാവുന്നതാണ്.

അവിടുത്തെ തൊട്ടിപ്പറത്തെ ടേബിളിൽ കൊറേ സാധനങ്ങളും നമ്മൾക്ക് കാണാവുന്നതാണ്.

കുറെ ബാസ്ക്കറ്റുകളും കൊറേ കമ്പിപ്പാരകളും ബക്കറ്റുകളും ഒക്കെ കാണാവുന്നതാണ്.

ഞാങ്ങൾക്കിവിടൊരു പരുവാടി കാണാവുന്നതാണ് ഈ പരുവാടിയിൽ വെള്ളയും നീലയും തുണികൾ വെച്ചു അലങ്കരിച്ചിരിക്കുന്നതും കാണാവുന്നതണ്.

ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു അമ്പലം കാണാവുന്നതാണ് ആ അമ്പലത്തിന്റെ വാതില് മരം വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ രണ്ട് സൈഡിലും നല്ല--